വേണമെങ്കിൽ മല്ലി ഇലയും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 അണ്ടി പരിപ്പും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

അഞ്ച് minute ചൂടാക്കി എടുക്കുക നമ്മുടെ vegetable ബിരിയാണി ഇവിടെ ready എല്ലാവരും try ചെയ്ത് നോക്കുക ഞാൻ ഒരുപാട് try ചെയ്തിട്ടുണ്ട് നല്ല taste എനിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും try ചെയ്യുക ഇത് easy ആണ് ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിൽ try ചെയ്യണം

എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ട് അഭിപ്രായം പറയണേ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

ഇത് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല taste ഇണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത്

ഇവിടെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇത് എന്തായാലും എല്ലാവരും വീട്ടിൽ try ചെയ്യണം നല്ല രസമുണ്ട്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 പിന്നെ അധികം സാധനങ്ങളൊന്നും ഇല്ല വീട്ടിൽ ഉള്ളതുതന്നെയാണ് നല്ല taste ആണ് മ് എല്ലാവരും try ചെയ്യണം മറക്കരുത് നല്ല രസവും taste ഉം ഒക്കെ ഉണ്ട് ആരും മറക്കരുത് try ചെയ്യണം നല്ല രസമുണ്ട് vegetable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

ആ എന്തൊക്കെയാ എന്താ നല്ലന്നെ എവിടെയാ ഞാന് ദാ പെരേല് ണ്ടേയ് ഞാൻ ദാ നാട്ടില് ഇങ്ങനെ കുത്തിരിക്ക വെറുതെ

പരിപാടി ഒന്നും ഇല്ല എന്നാലും പറ വെറുതെ ഇരിക്കാ ആഹ് കളി കാണണം പന്ത്രണ്ടരയ്ക്ക് അല്ലേ ഇനി ഒരു മണിക്കൂറുകൂടെ ഉള്ളൂല്ലേ ഹും എന്താവുമെന്നന്താ ഇന്ന് കളി നോക്കാൻ ഒന്നും ഇല്ല ജയിച്ച കളി അല്ലെ ജയിക്കുവോ നമ്മക്ക് എന്തായിള്ള മോനെ അത് എന്നും അങ്ങനെ തന്നെ ആണ് പക്ഷെ ഈ tens ഇപ്പൊ ആഹ് കുഴപ്പം ഒന്നും ഇല്ല നോക്കിനോക്കാം എന്തായാലും നല്ല കളി എന്തായാലും നടക്കും ഇന്ന് കളി തീ പാറിയ കളിയാ നല്ല form ലാണ് പക്ഷേ അഹ് ചെറുക്കൻമാരൊക്കെ ഉഷാറായ മതി ചെൽസിയും കൊയപ്പില്ല team വെച്ച് നോക്കുമ്പോ ചെൽസിയും team ഇണ്ട് പക്ഷെ ഓലെ coach പുതിയ coach ആ ഇപ്പൊ പുതിയ coach വന്നേക്കുവല്ലേ പുതിയ coach ആ ഓര്ക്ക്

എന്നിട്ട് എവിടുന്നാ കളി കാണണേ ഞാന് ആഹ് ഒറ തീരുമാനിച്ചിട്ടില്ല എന്താ ആഹ് ഇയ്യ്‌ എവിടുന്നാ കാണണ്‌ ഞാൻ പെരെന്നന്നെ കാണല് TV ല് കാണാൻ പറ്റുവോ നോക്കട്ടെ എന്നാ ഇപ്പൊ അതാ സുഖം എന്നാ phone ൽ കളിക്കുകേം ചെയ്യാം TV കാണുകേം ചെയ്യാം ആ അത് ശെരിയാണ് phone കളിച്ചോണ്ടിരിക്കാം TV കാണുകേം ചെയ്യാം അത് നല്ലൊരു option ആണ് നോക്കി നോക്കാം ഞാന് അഹ് വരണ വരണൊന്നു ചോദിച്ച വരുവാണെങ്കി നമുക്ക് ഒപ്പം കാണാം

എവിടുന്നാ എവിടുന്നാച്ച കാണാം

ആയിക്കോട്ടെ പന്ത്രണ്ടരയ്ക്ക് അല്ലേ ഇതിപ്പോ എന്തായാലും പതിനൊന്നര ആയിട്ടല്ലേ ഉള്ളു ആ ഒരു മണിക്കൂർ ഉണ്ട് അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ

ആഹ് okay ഞാൻ വിളിക്കാം പിന്നേ വേറെന്താ എന്താ അവസ്ഥ എന്നിട്ട് കളിച്ചാൻ പോക്കുണ്ടോ കളിയൊക്കെ നിർത്തിട്ട് കൊറച്ചായി മെല്ലെ മെല്ലെ തുടങ്ങണം എന്നുണ്ട് കാല് complaint ആവണേ മറ്റേ കളിച്ചു കഴിഞ്ഞ് പിറ്റേസം നോക്കുമ്പോ കാലിൻ്റെ മേലെ മുട്ടിൻ്റെ side ലായിട്ടേ ഒരു പി pain വരണ ഇപ്പൊ എപ്പോ കളിച്ചാലും ഉണ്ട് എന്താണാവോ

കാണിച്ചിട്ടൊന്നും ഇല്ല ഇനി ഞാ ഇനീപ്പോ കളിച്ചുമ്പോ തട്ടീട്ട് ഉണ്ടായേക്കണ ഒന്നും അല്ല ഇനി കളിച്ചു നോക്കീട്ട് അങ്ങനെ തന്നെണ് ണ്ടെങ്കിൽ കാട്ടിക്കൊടുക്കാ കരുതീട്ടാ അത് ഒന്ന് കാണിച്ചു നോക്കിയാ മതി അപ്പൊ എന്താണ് അവസ്ഥ എന്ന് ഓല് പറഞ്ഞു തരും

അത് ഒന്ന് കാണിച്ചു നോക്കിയാ മതി അപ്പൊ ഓല് doctor എന്താ വെച്ച പറഞ്ഞു തരും ന്ന് ആഹ് നോക്കണം പിന്നെ ക്രിസ്റ്റിയാനോ അൽ നാസ്സറില് കെടന്ന് മെഴുകുന്നിണ്ട് എങ്ങനെ ക്രിസ്റ്റിയാനൊൻ്റെ കളി കാണണില്ലേ ഇപ്പൊ ഏതാണ്ട് പോലെ അൽനാസറിൽ പോയിട്ട് എന്ത് കാണാനാ status video ൽ golden മാത്രം കാണലിണ്ട് അല്ലാതിപ്പോ കളി കാണാൻ ഒന്നും നിക്കുല്ല അങ്ങനേതന്നെ ഇപ്പൊ ഞാനും ഉള്ളൂ പഴയ കളികൾ ഒക്കെ ഇങ്ങനെ videos ൽ ഒക്കെ കാണുന്നതല്ലാതെ അല്ലാതെ വല്ലാതെ ഇപ്പൊ ക്രിസ്റ്റിയാനോനെ കാണണം എന്നില്ല പിന്നെ പഠിത്തം ഒക്കെ Eurocup ൻ്റെ ഇത് ഉണ്ടാരുന്നല്ലോ qualifiers അഹ് അയില് വന്ന് രണ്ട് മൂന്നാല് goal ഒക്കെ അടിച്ച് പോർചുഗലിനൊപ്പം അടിപൊളി ആയി കളിച്ച് പിന്നെ അൽനാസറിൽ പോയി ഇപ്പൊ ദാ കളിക്കണൊണ്ട് കൊയപ്പില്ല ആഹ് രണ്ടാം സ്ഥാനത്ത് എത്തിയാണ് അൽനാസ്സർ group ല് ഞാൻ എടയ്ക്ക് ഇങ്ങനെ നോക്കലുണ്ട് അത് എന്താവുംന്ന് അറിയില്ല പുതിയ league അല്ലെ അപ്പൊ എങ്ങനെ ഉണ്ടാവുകന്ന് വരെ അറിയാന് ഓൻ പോയിട്ട് ഇപ്പോ batch ല്പോയിട്ട് എന്താ ആക്കണേ നോക്കാലോ എന്ന് കരുതീട്ട് അങ്ങനെ കളി കാണും എങ്ങനെ കേ ട്ടില്ല

ചെറിയ league ലൊക്കെ പോയിട്ടേ എന്താ കാട്ടണേന്ന് നോക്കാൻ വേണ്ടീട്ട് എടയ്ക്ക് ഇങ്ങനെ കളി കാണുംന്ന് ആഹ് അങ്ങനെ അതിപ്പോ എന്താ ഇല്ലേലും നല്ലൊരു പൊന്തൽ ഉണ്ടാവും എന്തായാലും

കൊറച്ച് ആയിട്ട് ഇങ്ങനേ നോക്കി നോക്കാം എന്താവുകാന്നാവോ പിന്നെ ആഹ് പിന്നെന്താ ഇത് first leg അല്ലെ ഇന്ന്

ഇന്ന് first leg അല്ലെ ആഹ് first leg ആണ് ഇന്ന് first leg അതുകൊണ്ട് വലിയ പ്രശ്നം ഒന്നുംണ്ടാവില്ല എന്ന് കരുതുന്നു ഇന്നത്തെ കളി ഇപ്പൊ എന്തായാലും വലിയ വിഷയം ഇണ്ടാവില്ല ആര്ക്കും second leg ആണ് എല്ലാരും നോക്കാ റയൽ മാഡ്രിഡ് പിന്നെ second leg ൻ്റെ team ആണല്ലോ second leg റയൽ മാഡ്രിഡ് second leg team ആണല്ലോന്ന് അത് അത്രേ ഒള്ളു എപ്പളും തന്നെ come back ഉം നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ ബെഞ്ചിമ വരണു come back നടത്തണു ചെറുക്കൻ കഴിഞ്ഞ വർഷത്തെ balloon d or ഒക്കെ അടിച്ച് star ആയിക്കുണു പക്ഷേ കഴിഞ്ഞ season തത്ര പോര തോന്നണുല്ലേ ഈ season ല് ആ ഒരു power ഇല്ല പക്ഷേ അടിപൊളി ആയിട്ട് കളിക്കണ്ണ്ട് അഹ് team ന് വേണ്ട നേരത്ത് അവൻ അടിപൊളി ആയി കളിക്കണ്ണ്ട് പക്ഷേ എല്ലാ കളിയിലും ആ ഒരു performance വരണില്ല പതിനഞ്ച് കൊല്ലത്തെ വരു balloon d or എടുത്ത മാതിരി ഉള്ള ഒരു performance വരുന്നില്ല അവൻ്റെ അടുത്തൂന്ന്

എങ്ങനെ വിനീഷ്യസ് അല്ലെ വിനീഷ്യസ് nice ആണ് ബ്രസീലില് വാഴല്ലേ

ആഹ് അത് അത്രേ ഒള്ളു എന്ത് നെയ്‌മർ നെയ്‌മർ കേറി നെയ്‌മറ് പരിക്കായിട്ട് ഇരിക്കയാണ് ഇപ്പളും കളിക്കണില്ല പാവം അയിന് കളിച്ചാലും കോലം ഇല്ലാ champions league ന്നും പൊറത്ത് ആയി വണ്ടി മേലെ കുടിങ്ങിട്ട് ഇണ്ടാവും അത്

പിന്നേ IPL ഒക്കെ പാടെന്താ കാണലില്ലേ

ഇന്ന് ചെന്നൈയില് കളിയുണ്ടാരുന്നല്ലോ എന്തായിക്ക്ണാവൂല്ലേ ചെന്നൈടെ കളി ഞാൻ കൊറച്ച് കണ്ടിരുന്നു അത് ചെന്നൈ രാജസ്ഥാൻ എന്തോ നൂറ്റെഴുപത്തഞ്ചോ എന്തോ അടിച്ചു തോന്നണു എന്തായിക്കാണേച്ച എനിക്കും വലിയ idea ഇല്ല എന്താ ആയെന്ന് ഞാന് ഒരു ഇതൊന്ന് നോക്കീട്ട് പറഞ്ഞു തരാം വേണെങ്കി ആഹ് നോക്കീട്ട് പറയെടോ ആഹ് ഇയ്യ്‌ കാണലുണ്ടോ കാണലുണ്ടൊച്ച TV ല് channel കിട്ടണില്ലായി എനിക്ക് അറിയില്ല sports ൻ്റെ channel കട്ടായിക്കണ് ഓരോട് ഒന്ന് പോയി ചോയ്‌ചോക്കണം അല്ലെ വിളിചോക്കണം ഇനീപ്പോ രാത്രി വിളിച്ചിട്ട് കാര്യം ഇല്ല നമ്മള് ആവേശക്കെ കേറി വന്ന് TV ഇട്ടപ്പോ TV ല് ഒട്ട് കളി ഇല്ല ആഹ് ചെന്നൈ തോറ്റിക്കാണ് തോറ്റിക്കാ

ആഹ് കളി കഴിഞ്ഞുല്ലേ ഹും ധോണി വന്ന് നല്ല അടി അടിച്ചു പോയി

ആഹ് ധോണി മൂന്ന് six ഒക്കെ അടിച്ചേക്ക്ണു എടാ maximum try ചെയ്‌തിട്ടുണ്ടാകുംല്ലേ പാവം ധോണി not out ആണ് ധോണി not out ആണ് അഹ് ജഡേജയും വന്ന് നല്ല അടി അടിച്ചേക്ക്ണു last ക്കേ over കഴിഞ്ഞേക്കുവാണ് ഇരുപത് over ല് നൂറ്റിഎഴുപത്തിനാല് runs എടുത്തു ഇന്നാള് നൂറ്റിഎഴുപത്തഞ്ച് കൊണ്ട് ജയിച്ചാണല്ലോ അത് അടിച്ചില്ലല്ലേ ശ്ശെ ഒരു Ball എന്തായിക്കണ് ഉഷാറായി കളിച്ചേക്ക്ണു ഇപ്പൊ ധോണി വന്നിട്ട് ഒക്കെ അടിപൊളി അടി അടിച്ചേക്ക്ണു കാണാൻ പറ്റിയില്ല കോൺവേ fifty അടിച്ചു പിന്നെ ജടെ പിന്നെ ധോണി മുപ്പത്തിരണ്ടും അടിച്ചു

ധോണി അടുത്ത ഈ season കൂടി അല്ലെ ഉണ്ടാവുക ആഹ് ധോണി ഈ season കഴിഞ്ഞാ നിർത്തി പരിപാടി കഴിഞ്ഞു പരമാവധി മൊതലാക്കണുണ്ടാവും

ഉഷാറായിക്കണു ഇയ്യ്‌ എവിടുന്നാ IPLphone ലാ കാണല് ഇല്ല ഞാൻ പെരേൽ TV ല് TV ലാ കാണല്

ബാംഗ്ലൂര് കളി കാണാൻ പോക്കല് ഇപ്പൊ എന്താച്ച ഞാൻ നാട്ടിലായത് കൊണ്ട് ഇല്ല പിന്നെ അവിടെ പോവാന് ticket കിട്ടും നല്ല തിരക്കും ആവും ബാംഗ്ലൂർ തന്നെ കണ്ടമാനം fans ഇണ്ട് ബാംഗ്ലൂരിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ കൊറേ ആയി try ചെയ്യണു അപ്പൊ കൊറേ ഇണ്ട് fans

അപ്പോ ഇത് എപ്പോ കാണാൻ

ബാംഗ്ലൂര് batsman മാര് നല്ല form ലാ എന്തോ കളി ഇണ്ടായിരുന്നല്ലോ നല്ല അടി അടിച്ചുന്നോ എന്തോ കണ്ടിരുന്നു

ഏതോ ഇപ്പൊ കഴിഞ്ഞ കളില് നല്ല അടി അടിച്ചിട്ട് ball bowlers ൻ്റെ കയ്യിന്ന് എന്തൊക്കെയോ ഇതായിട്ട് തോറ്റുന്ന് എന്തോ കണ്ടിരുന്നു ആണല്ലേ batsman നല്ല കളി കളിച്ചു കോഹ്ലിയും ഒക്കെ നല്ല അടി അടിച്ചു മൂന്നാല് അഞ്ച് അടിച്ചേക്ക്ണു

പിന്നെ പഴേതില് ആഹ് കോഹ്ലി ജയിക്കും കോഹ്ലി പാവം കൊറേ ആയി ഒരു IPL ല് നിക്കാൻ വേണ്ടീട്ട് കൊറേ ആയി ഇങ്ങനെ കെടന്ന് ഇതാവണു എന്താകുവോ എന്തോ പാവം ഇന്ന് ചെന്നൈ അടിക്കണം ധോണി ഒള്ളതല്ലേ ധോണി എറങ്ങാ അല്ലേല്ലേ പറയും പോലെ ചെന്നൈ അടിക്കണം ആഹ് ഒരു thrill ഇണ്ടാവുക ആഹ് അപ്പം power ആകും ധോണി അടിച്ച power ആകും ഇപ്പൊ രാജസ്ഥാനേറ്റോ first രാജസ്ഥാൻ മൂന്ന് നാല് കളില് മൂന്ന് കളിയും ജയിച്ചു രാജസ്ഥാൻ ആണ് first ഇപ്പം രാജസ്ഥാനും കിടിലൻ കളിയാണ് ഇന്ന് മറ്റേ ഇവര് കളിക്കാനുണ്ടോ blasters ൻ്റെ ഇന്ന് blasters ൻ്റെ കളി ഇണ്ടാരുന്നോ

എന്താ രണ്ടെണ്ണത്തിന് തോറ്റു

ഓല് ആ കളിന്ന് കേറി പോയി അന്ന് കളിച്ചിക്കാണെങ്കിൽ സുഖാരുന്നു കളിച്ചിക്കാണെങ്കിൽ goal അടിച്ചേനെ വാശിക്ക് ആ നേരത്ത് ഒരുമാതിരി ഇവര് കളിച്ചതും ഇല്ല ശ്ശേ അന്ന് നല്ല form ല് കളിച്ചു പക്ഷേ കേറി പോകേണ്ട ആവശ്യം എന്താ extra time ആയിരുന്നില്ലേ പിന്നെ ഇവര് എന്തിനാ ഈ കേറി പോയേ ദുബായ് നടക്കാണ് കളി വെറുതേ ആവശ്യം ഇല്ലാതെ ഒരു show എറക്കീട്ട് എന്നിട്ട് ക full കളിയും കളിച്ചതില്ല വെറുതേ അങ്ങട്ട് പോയി വെറുതെ

അതെ കൊൽക്കത്തയെ ഓലാ cup തന്നെ എടുത്തു അതന്നെ പറ്റും മറ്റേ ജിങ്കരന്റെ എന്തോ troll ഉണ്ടാരുന്നല്ലോ ജിങ്കൻ കളിച്ചതാരുമായാലും ജിങ്കൻ തോറ്റിക്കാണ് ഭായ് ജിങ്കൻ തോറ്റിക്കാണ്

മറ്റേ ബാംഗ്ലൂരിന് എന്തായി ബാംഗ്ലൂർ നമുക്ക് കേരളത്തിന് ഇപ്പൊ പണി കൊടുത്തു മടുത്തെന് ബാംഗ്ലൂരിന് പണി കിട്ടി karma

ഓലെ അങ്ങനെ എന്തോ അടി പരിപാടി ആയിട്ട് തോറ്റ് പോയി ഇനീപ്പോ എന്താവുക ആവോ ബാംഗ്ലൂരിൻറെ ഒപ്പം അല്ലെ അടുത്ത കളി balsters ൻ്റെ balsters ൻ്റെ അടുത്ത കളി അതും അഹ് അതൊരു match തന്നെ

കോ ഇബടെ കോയിക്കോട് അല്ലെ മ മഞ്ചേരിയും ആഹ് കോയിക്കോട് കോയിക്കോട്

ആ കളി കാണാൻ പോയ അടിപൊളി ആക്കാരം കോയിക്കോട്ടിൽ ആണ് കളി അയിന് പോയാ ഒരു മൊതലാവും ല്ലേ ആഹ് പതിനാറാംതീ അല്ലേ അത് ആഹ് പതിനാറാംതീത്തെ തോന്നണു അതൊന്ന് നോക്കി നോക്കാം വേണെങ്കി നമുക്ക് ആഹ് പതിനാറാംതീ കോയിക്കോട്ട് പോകാൻ നോക്കണ്ടെനു ഏഹ് എന്നാ ticket ൻ്റെ മാത്രം നോക്കിയാ മതില്ലേ ബാക്കി ഒക്കെ set ആണ് ticket ൻ്റെ മാത്രം നോക്കിയാ മതി ticket ന് വല്യ പൈസ ഇണ്ടാവുല്ല കേരളത്തിൽ ആവുന്നോണ്ട്

നോക്കി നോക്കാം എന്നാ അങ്ങനെ ചെയ്യാം എന്തായാലും കേരളത്തിൻ്റെ കളി കാണാൻ പോവാ അടിപൊളി ആക്കാം എന്തായാലും കാണേണ്ട കളിയാ അതിപ്പോ ഇനി അവിടെ പോയി കണ്ടിട്ടില്ലേലും phone ല് എന്തായാലും കണ്ടിരിക്കും വൈകുന്നേരത്തില് അല്ലേ കളി നാലുമണി ആ time അല്ലെ തോന്നണു